ആ മൂന്ന് year കഴിഞ്ഞു ഇനി അഹ് നാലാമത്തെത് ആരാപ്പ ഇതിൻ്റെ plan ആദ്യം കൊണ്ടന്നെ

ഈ ഇതെടുക്കാന്നുള്ളത്

അത് engineering എൻ്റെ family ല് ഏർ

ആ രണ്ടു മൂന്ന് engineer മാരുണ്ട് അത് civil ഉം ഒരാള് civil ഉം ഒരാള് mech ഉ ആണ്

ആ cousin brothers അപ്പം എന്താ അപ്പൊ ഇങ്ങന ഏർ വാപ്പാക്ക് ഇങ്ങനെ ഓലടുത്തുന്നൊക്കെ കിട്ടുന്ന ഇത്കളുണ്ടാവൂലെ ഓലാണപ്പോ motive ല്ലേ അതെ പിന്നെ push ചെയ്തതാണ് engineering എടുത്തോന്ന് പറഞ്ഞിട്ട് ഉം ഓലൊക്കെ support ചെയ്യലിണ്ടോ പഠിക്കണ കാര്യത്തില് ഓല് ന്ന് ഏർ ഓല് civil ഉം ഞാൻ പറഞ്ഞില്ലേ civil ഉം mech ഒക്കെ അല്ലെ ഞാൻ CS അല്ലെ അപ്പൊ പക്ഷെ ഏർ basic ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇങ്ങനെ ചെയ്താ മതി എന്ന് ആ ഓല്ക്കും idea ഉണ്ടാവുഅല്ലോ പഠിച്ചതല്ലേ

ഉം ഇത് കഴിഞ്ഞാ job നൊക്കെ ഓലും സഹായിക്കുല്ലേ നോക്കാന്

അടുത്ത relatives വെച്ചാ ആ അത്ര അടുത്തൊന്നു അല്ല വാപ്പാൻ്റെ family ത്തെയാണ് വാപ്പാൻ്റെ ഉമ്മാൻ്റെ sister ൻ്റെ മക്കളാ ആ ഓലിപ്പോ ഇപ്പീ ഈ aviation നോക്കുന്നത് ഒലോട് പറഞ്ഞോ അത് ഞാ ഞങ്ങളങ്ങനെ ഏർ direct ആയിട്ടുള്ള communication ഒന്നുല്ല ആ contact ഒന്നുല്ല ഞാൻ എ എപ്പോളെലും ഒക്കെ വല്ല marriage നോ

ഉം ഉമ്മാക്ക് പിന്നെ medical field ഏതെങ്കിലും എടുക്കാനേനു താല്പര്യം

അത് ഏർ ഞാന് ഏർ plus one ല് join ചെയ്യാൻ നിന്നപ്പോ തന്നെ എന്നോട് biology എടുത്തോ പറഞ്ഞതാ പക്ഷെ ഞാൻ എനിക്ക് computer science മതി ന്ന് പറഞ്ഞിട്ട് അതെടുത്തു

ഉം ഉമ്മാക്ക് പിന്നെ കൂടുതല് medical field നെപ്പറ്റിട്ടെ അറിയുള്ളു ഇങ്ങനെ IT field ലും എന്താ നടക്ക്ണെ അയിനെപ്പറ്റിട്ടൊന്നും വല്ലാണ്ട് അറീല

ഉം അല്ല ഈ ഇനി എന്താ plan ഞാന് accounting ൻ്റെ എന്തേലും ഒരു course എടുക്കണം ന്ന് കരുതീട്ടാണ്

ഞാൻ ഇനിപ്പോ വല്ലാതെ പഠിക്കാൻ ഇനിയിപ്പോ അങ്ങനെ spend എയ്യാൻ കരുതീട്ടില്ല time എന്തേലു ഒക്കെ ഒരു job ആ ഇഞ്ഞിപ്പൊ part time ആയിട്ടെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ part time ആയിട്ട് ഒന്നും ഇപ്പൊ അങ്ങനെ കിട്ടൂല നമ്മളെ നാട്ടില് അങ്ങനെ ഒന്നും കിട്ടാനില്ലല്ലോ പുറത്തെവിടെലും ആണെങ്കിലല്ലേ എന്തേലും scope ഒക്കെ ഉള്ളു part time ൽ ആണെങ്കിലും

result വന്നോ എന്തായാലും ഒന്നും accounting ൻ്റെ എന്തേലും എടുക്കണം

ഉം മറ്റേ എന്തൊക്കെണ് വേറെ വിശേഷം വേറെന്താ അഹ് result വന്നോ result ഇനിയുണ്ട് ഒരു sem ഉം കൂടി വരാനുണ്ട് ആ result വന്ന് അല്ല ഇയിപ്പൊ course നു പോണംന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അയിനുപോണെങ്കി ഏർ degree certificate ൻ്റെ ആവശ്യല്ലല്ലോ ഇല്ല degree certificate ൻ്റെ ആവശ്യമില്ല അതിപ്പൊ ഈ PG ക്ക് അങ്ങനെയൊക്കെ പോകുമ്പോളാ ഉള്ളു ഇ certificate ൻ്റെ ആവശ്യം ആ അല്ല PG ക്ക് പോകാൻ plan ഇല്ല PG ക്ക് പോകാന് plan ഇല്ല PG ഈ degree ൽ എന്നെ supply ഇണ്ട് ഒക്കെപ്പാടെ എഴുതിയടിക്കല് എന്നേം കൊണ്ട് താങ്ങൂല

ആ അത് പിന്നെ വല്ല teaching field ഒക്കെ താല്പര്യലോലാ main ആയിട്ടെങ്ങന പോക്ക് ആ അത് ശരിയാ ഈ ഏതാ degree പഠിക്ക്ന്ന് ഞാന് B. Com എനു

suppli ഇണ്ട് അതാണിപ്പോ ഒന്നാമത്

ആ ഏത് university യാണ്

ഇത് ഓരു result പെട്ടന്ന് ചെയ്ത് തരാണെങ്കി നമുക്ക് അടുത്ത എന്തേലും ഒക്കെ നോക്കാ ഇതിപ്പോ ആ result വന്നിട്ട് അതിലേതേലും supply ഇണ്ടെങ്കി അത് പിന്നെ അത് revaluation ന് കൊടുക്കണ്ടെങ്കി അത് കൊടുത്തിട്ട് പിന്നെ അത് supply ക്ക് result time വന്നിട്ട് അങ്ങനെ കൊറേ പണിയല്ലേ കൊറേ time അങ്ങന പോകും ആ അല്ല revaluation കൊടുത്താ കിട്ടുവൊ എന്തെങ്കിലും revaluation കൊട്ത്താണ് പെട്ടന്നന്നെ കേറാനൊന്നും chance ഇല്ല അപ്പൊ നൂറ് ആള് കൊടുത്താ ഒരാൾക്കൊ രണ്ടാൾക്കൊക്കെ കിട്ടും അതാണെങ്കി നല്ല amount വെരും ചെയ്യും ഒരു മൂന്നാല് subject ഒക്കെ ഉണ്ടെങ്കിലേ നമ്മള് supply എഴുതി supply ക്ക് കൊടുക്കുന്നതിനേക്കാളും double amount ആവും revaluation അങ്ങനൊരു പ്രശ്നണ്ട് ഈ ചെലവിലൊന്നും ഉം കിട്ടീട്ടില്ലെങ്കി പൈസ പോവൂലെ

ഞമ്മളീ തോറ്റ വിഷയം ഏർ വിഷയങ്ങള് revaluation ഉം supply ക്കും കൊടുക്കണം അല്ലെങ്കി പിന്നെ revaluation ൽ pass ആയിട്ടില്ലെങ്കി പിന്നെയും ഒരു കൊല്ലം പിന്നിം പോവും ഒക്കൊരു business ആണ് അതെ ഇനീപ്പോ നമ്മളെ sap നോക്കണംന്ന് കരുതീട്ടാണ് SAP ഇലല്ലെ ഏർ നിക്ക് നാട്ടില് work ചെയ്യാനാണോ നാട്ടില് ഏർ നിക്കാന് താല്പര്യല്ല ഒന്നാമത് accountant ആയാലും നാട്ടില് വലിയൊരു salary ഒന്നുല്ല അയിന്

ഒര് എന്താണ് ഇതൊന്നും കിട്ടൂല അയിന്

പുറത്തൊക്കെ പോവ്വാണെങ്കി starting എന്നെ അത്യാവശ്യം കൊഴപ്പല്ലാതെ

എനിക്കും abroad പോയി work എയ്യാനാ ഇഷ്ടം

ആ അത് നല്ലതും നമ്മള്

ആവണെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല

ഇവിടെ എന്തേലും ഒക്കെ നോക്കാല്ലേ

അതിപ്പോ ഒരുവിധം എല്ലാരോടു ചോയ്ച്ചാലും എല്ലാരു ഇപ്പൊ plan അത് ശരിയാണ് ഉം ആരോട് ചോയ്ച്ചാലും പുറത്തു പോണം പുറത്ത് അഹ് പുറത്ത് ഇപ്പൊ വെറുതെ പോയിട്ട് കാര്യൊന്നും ഇല്ല നമ്മള്ക്ക് അതിൻ്റെതായ degree യും paper ഉം കാര്യങ്ങളൊക്കെ വേണം education ഇപ്പൊ ഒരു ഇതായി മാറീക്ക്ണല്ലൊ

ഉം പിന്നെ അമ്മക്കൊരു degree ന്നല്ലാണ്ട് അയിന്ന് കൊറേ കാര്യങ്ങള് അമ്മക്ക് പഠിക്കാനുണ്ട് നമ്മളൊരു degree ക്കോ എന്തിനെല്ലൊക്കെ പോവ്വാണെങ്കി അത് ശരിയാണ് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനുണ്ട് ആ ഈ പുസ്തകത്ത്ന്നു പടിക്കുന്നതല്ലാതെ കൊറേ ആൾക്കാരെ അമ്മള് കാണാ ഏർ സംസാരിക്കാ ഓലുമായിട്ടു interact എയ്യാ അങ്ങനൊക്കെ ഇല്ലേ ഉം ഈ interact എയ്യാ main ഇത് വരുഅ

അത് നമ്മക്കവിടക്കെ പോയിട്ടന്നെ കിട്ടണം പിന്നെ ഒരുപാട് friends നെ അങ്ങനെ ബന്ധങ്ങളൊക്കെ കിട്ടുഅല്ലോ നമ്മക്കെന്തെലും ഒരാവശ്യം വരുമ്പളും ഈ education എന്നയാ ഉണ്ടാവുക അല്ലെങ്കി education ന് നമ്മള് ചെലവാക്കിയ time അല്ലെങ്കില് അവിടെത്തെ ആൾക്കാര് ഇപ്പൊ നമ്മക്കെന്ത് doubt ഉണ്ടേലും വിളിക്കാലാ അമ്മളെ teachers നെ വിളിക്കാ

ആ ഇങ്ങളെ teachers ഒക്കെ എങ്ങനെ teachers എന്താ കൊഴപ്പല്ലാ നല്ലെ ആ friendly ഒക്കെയാ ഒന്ന് രണ്ട് teachers friendly ആണ് പിന്നെ teacher മ്മാരൊക്കെ നമ്മളാ ആക്കണ്ട friendly അത് നമ്മളോലോട് നിക്കുന്നെന് അനുസരിച്ചിട്ടല്ലേ ഓല് നമ്മളോടും നിക്കഅ പിന്നെ ഓലിക്കെന്നും class എടുക്കാ എല്ലാരും ജയിക്കാ നല്ല mark കിട്ടാ അതെന്നെല്ലേ അതിന്റിടയില് നമ്മള്

അയിന്റെ ഒരു ഇങ്ങന distance ഇണ്ട് എന്നാലും ചേലൊരൊക്കെ ഉണ്ട് ട്ടോ age ഉണ്ടെങ്കിലും നമ്മളെ vibe ല് അങ്ങനെ നമ്മളെ generation ലത്തെ ആൾക്കാരെ പോലെ think എയ്യുന്നത് ആ അല്ല teachers ന്ന് പറയുമ്പോ എപ്പോം updated ആയിരിക്കു കാരണം ഓല് face ചെയ്യണത് ഏറ്റവും ചെറിയെ എ ഇതില്ലേ ആൾക്കാരല്ലേ genenration അല്ലെ ഒരു generation ൽ ഉള്ള ആൾക്കാരാവൂലെ പ്പോ അയിൻ്റെ change

ആ ഓലിപ്പോ കേറണേ time അല്ലെ അമ്മളെതെ അഹ് അഹ് ഈ ഈ degree ഒക്കെ ആവുമ്പൊ ഒരു വയസ്സ് രണ്ടു വയസൊക്കെ ചെറിയ മാറ്റുള്ള ആൾക്കാരെന്നെ ആവും നമ്മക്ക് guest teacher ആയിട്ട് വരും ചെയ്യ ആ അത് ശരിയാ ഓല് പിന്നെ അമ്മളോട് company ആയി നിക്കാനെന്നയാ ഓല് നോക്ക്ആ ഓല്ക്ക് അതെന്നെയാണ് ഓല്ക്ക് ആ ഇതാണ് തെളിയിക്കണ്ടത് class എടുക്കലോ അല്ലെ performance നു അല്ല ഓലെ grade വരുഅ

ചില teachers ഒക്കെ ഉണ്ട് ഇങ്ങനെ hello

ചില teachers ഒക്കെ ഇണ്ട് ഇങ്ങനെ പഠിപിക്ക്ന്ന സമയത്ത് നല്ല strict ആയിരിക്കും ആ പഠിപ്പിക്കണ്ട നമ്മളെ അനങ്ങാൻ സമ്മയിക്കൂല അങ്ങനെ പഠിപ്പിക്കും class ന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാ നമ്മള് class ല് കണ്ട teacher എ ആവൂല

ഭയങ്കര company ആയിട്ട് അങ്ങനെ ആ അങ്ങനെ അങ്ങനെ കൊറേ ഉണ്ട്

ആ അങ്ങനത്തെ teachers ആവണം

കാരണം class ൽ നമ്മക്കൊരുപാട് freedom തന്നാലേ ഞങ്ങള് പിന്നെ ആ ഭാഗത്ത് ക്കെ നോക്കൂല

ആ ഏർ തലേ കേറും നീ aviation ഒക്കെ എടുത്തിട്ട് എവിടെ work ചെയ്യാനാ താല്പര്യം aviation എടുത്തിട്ട് ഇവിടെ ഖത്തർ airways ല് try ചെയ്താ കൊള്ളാന്നുണ്ട് ആ അവിടെയാവുമ്പൊ security ഉണ്ടാവും ല്ലേ ആ അവിടെന്നല്ല എല്ലാ നമ്മുടെ ഏർ ഏത് airline ൽ work എയ്യാണെങ്കിലും നമ്മളെ complete security ഓല് നമ്മക്ക് ensure എയ്യും ഉം ഇപ്പൊ അമ്മളെ എന്താ പറയാ ഏർ travel എയ്യുമ്പോളാണെങ്കിലും നമ്മളെവിടെലും stay എയ്യാണെങ്കിലും അതൊക്കെ ഓലെ അഹ് ഏർ control ൽ എന്നെ ആയിരിക്കും

ഉം

airport ൽ ആവുമ്പൊ തന്നെ ഒരുപാട് job opportunities ഉണ്ടല്ലോ

അപ്പൊ അവിടേക്ക് അമ്മക്ക് കേറാ പിന്നെ ഈ travel and tourism ഈ travels ഒക്കെ ഉണ്ടാവൂലെ ആ travel ചെയ്യാനൊക്കെ interest ഇല്ല കൂട്ടത്തിലാ

അതെ ഏർ travel ചെയ്യാന് ഏർ ഇഷ്ടം വേണം പിന്നെ നമ്മക്ക് physically അയിന് പറ്റണം ചില ആൾക്കാര്ക്കുണ്ടല്ലോ കൊറേ travel എയ്തു കഴിഞ്ഞാ തല കറങ്ങ ഛർദിക്കാൻ വര അങ്ങത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല

ഉം പിന്നെ നമ്മക്ക് ആൾക്കാരായിട്ട് interact എയ്യാൻ പറ്റണം പിന്നെ physically കൊറച്ച് കാര്യങ്ങളൊക്കെ വേണം അങ്ങനെയൊക്കെയിണ്ട്

ആ എന്ത് job നു പോവ്വാണെങ്കിലും നമ്മളയ്യില് എന്ത് degree ഉണ്ടെങ്കിലും language നമ്മളെ കയ്യില് must ആയിട്ട് വേണം at least english എങ്കിലും നമുക്ക് കൂടുതല് language അറിഞ്ഞാ അത് നമുക്കൊരു benefit ആണ്

അതെ അത് നമ്മക്കെത്രണ്ണണ്ട് അഹ് അത്രേം നമ്മുക്കവിടെ

ഉം

personal ആയിട്ട് നമ്മക്ക് കൊറേ skill കളുണ്ടാകും നമ്മളെ leadership quality

hello സാന്ദ്ര കുറേ നാളായല്ലോ കണ്ടിട്ട്?

നല്ല സുഖം. എന്താണ് കുറെ മെലിഞ്ഞു പോയല്ലോ? എന്താ വല്ല diet ഉം എടുക്കുന്നുണ്ടോ? അതെ diet എടുക്കുന്നു. കുറെ നാളായി വിചാരിക്കുന്നു, എങ്ങനെയെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കണം. അപ്പോൾ കുറച്ച് dieting എല്ലാം ചെയ്തിട്ട് ആരോഗ്യം വീണ്ടെടുക്കണമല്ലോ. ആരോഗ്യമല്ലേ എല്ലാം. ഓ നീ doctor ഏ ഒക്കെ കാണിച്ചിരുന്നോ? ആ doctor ഇനെ കാണിച്ചിരുന്നു. അപ്പം doctor പറഞ്ഞു, എന്താണ് dieting എല്ലാം ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ . പക്ഷെ നമ്മുടെ ശരീരത്തിൽ തടി കൂടിയാൽ, നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളും കൂടും. അതുകൊണ്ട് എപ്പോളും നമ്മള് നല്ല fit ആയിട്ട് നമ്മള് ശരീരം കാത്തു സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യമേന്ന് നമ്മള് maintain ചെയ്‌ത്‌ ഇതാക്കിയാൽ അത്രക്കും നല്ലതാണ് അങ്ങനെ പറഞ്ഞു. വ്യായാമം ഒക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ വെറും ഭക്ഷണം കുറച്ചതുകൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യം ഒരിക്കലും കിട്ടില്ല. നമ്മൾ തടികുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യായാമം കൃത്യമായി ചെയ്താൽ മാത്രമേ ഇതാവുകയുള്ളു. ആ അത് നീ പറഞ്ഞത് ശരിയാ. അതുകൊണ്ട് തന്നെ എന്താണ് ഭക്ഷണം കുറയ്ക്കുന്നതിന്‍റെ ഒപ്പം ഞാൻ ഇപ്പോൾ gym ഈ പോകാനും തുടങ്ങി. gym ൽ പോവുമ്പോൾ എന്താണ് ആ gym ഇലത്തെ dietician പറയുന്ന പ്രകാരമുള്ള ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളു. അവര് പറയുന്നത് നീ കേട്ടോ ആകെ ഒരു cup ചോറ് അത് ഒരു നേരം മതി ഒരാൾക്ക്. അത്രയും carbon carbo നമുക്ക് മതി. അതിനാൽ അത്രയും അങ്ങനെ control ചെയ്‌ത്‌ നമ്മൾ diet ചെയ്യേണ്ടത്. നമ്മുടെ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ chicken ഉം, അങ്ങിനെയുള്ള മുട്ട, പാല് ഇതുപോലുള്ള നല്ല നല്ല നല്ല ആഹാരങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നല്ല വ്യായാമം ചെയ്തുകൊണ്ട് നന്നായി അധ്വാനിച്ചുകൊണ്ട് വേണം നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആ അത് നീ പറഞ്ഞത് ശരിയാ, നമ്മൾ എന്താണ് നമ്മൾ പുറത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനു പകരം hotel ഭക്ഷണം കഴിക്കുന്നതിന് പകരം പഴങ്ങളും പച്ചക്കറികളുമാണ് കഴിക്കണമെന്ന് പറഞ്ഞത്. ഈ പയറു വര്‍ഗ്ഗങ്ങള്‍, ചെറുപയര്‍, കടല ഇങ്ങനത്തെ ധാന്യ പ്രദാനങ്ങള്‍ ഇതൊക്കെ കഴിക്കണം, അങ്ങിനെയാണ് പറഞ്ഞത് diet ചെയ്യുമ്പോ

അതാണ്. പഴങ്ങൾ കഴിച്ചാൽ എന്താണ് നമുക്ക് വിശപ്പ് ശമിക്കുകയും, അത് എന്താണ് തടിയായിട്ടും, കൊഴുപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ നിക്കൂം ഇല്ല. അത് നേരെ മറിച്ച് എണ്ണ പലഹാരങ്ങളോ, മറ്റു പലഹാരങ്ങളോ പുറത്തൂന്ന് വാങ്ങിക്കുകയാണെങ്കിൽ